പണ്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടുണ്ടല്ലോ നമ്മുടെ എറണാകുളത്ത് ഒരു മുല്ലപ്പന്തൽ ഷാപ്പ് ഒക്കെ ഉണ്ടല്ലോ. അവിടെ ഇതുപോലെ തന്നെ അവിടെ ഫിഷിന്‍റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടെ വേറെ ഹോട്ടല്‍ ഒക്കെ ഉണ്ട്. അതറിയോ? നമുക്കീ തോണിയില് പോയിട്ട് ഇതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാം. ആഹ് ആഹ് തോണിയില് നമുക്ക് ആസ്വദിച്ചിട്ട് നമുക്ക് അവിടെ പോയി നടന്ന് നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം. അതുപോലെ എന്‍ജോയ് ചെയ്യാം രണ്ടായിരത്തി

അവര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മയാക്കി മാറ്റാം. മനസിലായി, മനസിലായി കാരണം നമുക്കറിയോ നമ്മള് ഏകദേശം ഒരു

പുതിയ സ്ഥലത്തിലേക്ക് വരുമ്പോൾ പരിചയമുള്ള ഒരാള് ഉള്ളപ്പോ അവര്ക്കത് ധൈര്യണ്ടോ. വേറെ ഒരു സ്ഥലത്ത് നിന്ന് വരികയാണ്‌ അവര് ഭാഷേം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പുള്ളിക്ക് ഒരു advantage എന്ന് പറയുന്നത് പുള്ളിക്ക് തമിഴ് അറിയാം.

അപ്പോ ആ സമയത്ത് പുള്ളി കുറച്ച് തമിഴൊക്കെ പഠിച്ചിരുന്നു. അതുകൊണ്ട് പുള്ളി തമിഴ് കുറെ മനസ്സിലാവും. കേരളത്തിലെ പ്രത്യേകത എന്നു പറയുന്നത് നമുക്ക് തമിഴ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ. എളുപ്പമാണ് പുള്ളിയോട് കമ്യൂണിക്കേറ്റ് ചെയ്യാന്‍ നമുക്ക്. വൈഫിനു ഒന്നും അറിയില്ല. വൈഫിനും, പുള്ളിയുടെ മകനും ഒന്നുമറിയില്ല. പുള്ളിക്ക് തമിഴ് അദ്ദേഹം എളുപ്പമാണ്. പുള്ളിയോട് കമ്യൂണിക്കേറ്റ് ചെയ്യാന്‍ നമുക്ക്.

അതുകൊണ്ടുതന്നെ മൂപ്പർക്ക് കേരളത്തിലുള്ള അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്ഥലങ്ങൾ അറിയുന്നുണ്ടാവും.

അതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ഈ ട്രിപ്പ് ഒക്കെ പോകുന്ന ആളാണല്ലോ പോവാം പോവാം. അതിലൊന്നും ഇതില്ല. ആല നമ്മള് നേരെ പോയി കോയമ്പത്തൂര്‍ ഇറങ്ങുന്നു. കോയമ്പത്തൂരില്‍ ഈ പറഞ്ഞ പ്ലാനിംഗ് ആ പ്രതിമ കണ്ടു ഈവനിംഗ് നമുക്ക് നേരെ

ഇവടെ സ്റ്റേ ചെയ്യാം. കഴിഞ്ഞ ഉടനെ നമുക്ക് പാലക്കാട് നിന്ന് പിറ്റേ ദിവസം സൈലന്‍റ് വാലി ഫോറസ്റ്റ് ഏരിയ നമുക്ക് കാണാം. കണ്ടു നേരെ ഈ പറഞ്ഞ മനയില് എന്ന് പറഞ്ഞ അത്രേം പുരാതനമായിട്ടുള്ള ഒരു അപ്പൊ ഒരുപാട് കാണണം. അവിടത്തെ ഓരോ മരത്തടികള് അതിലോരോ പണികള് അവര്‍ക്ക് അതൊക്കെ കാണുമ്പോ ഒരു എക്സ്പീരിയന്‍സ്

അല്ല ഒരുപാട് ഉണ്ട്. നമ്മുടെ കുറെ പേര് കാണാതുള്ളാതുള്ളു. നമുക്കറിയാം മെയിന്‍ ആയിട്ട് ദേവാസുരം സിനിമയിലുള്ള ആ ഒരു ഫ്രീക്വന്‍സി

അപ്പൊ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് നേരേ അവിടുന്ന് അങ്ങനെ തന്നെ എറ എറണാകുളം വഴി ഈ പറഞ്ഞ റോഡ്‌ വഴി നമുക്ക് നേരെ

പിന്നെ മൂന്നാറ് വഴി പോയിക്കഴിഞ്ഞാല്‍ അതെ മാതിരി നമുക്കവിടെ നിക്കാം. ഈ പറഞ്ഞ മാതിരി കാട്ടിനുള്ളില്‍ നിക്കാന്‍ പറ്റുന്ന രീതിക്ക് ഞാനൊന്നന്വേഷിച്ചു നൊക്കട്ടെ.

പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കൊറേ ഇന്‍ഫര്‍മേഷന്‍ നിനക്ക് ഷെയര്‍ ചെയ്തിട്ടുണ്ട് അതില്. അപ്പൊ തീര്‍ച്ചയായും ഞാന്‍ അദ്ദേഹത്തോട് സംസാരിക്കാം. സംസാരിച്ചിട്ടു നമ്മടെ ഈ സപ്പോര്‍ട്ട് ഒക്കെ പുള്ളിയോട് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങള്‍ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ കൊറേ കാര്യങ്ങള്‍ അന്വേഷിച്ചു വച്ചേക്ക്. വച്ചിട്ട് നമുക്ക് പ്ലാന്‍ ചെയ്യാം. തീര്‍ച്ചയായിട്ടും സാര്. പിന്നെ ഞാന്‍ ഇരുന്നു പ്ലാന്‍ ഒന്ന് ഷെഡ്യൂള്‍ ചെയ്തിട്ട് സാറ് വിളിക്കുമ്പോഴത്തേനും ഞാന്‍ ഒന്ന് ഷെഡ്യൂള്‍ ചെയ്തിട്ട് അതിന്‍റെതായ ഡീറ്റയില്‍സ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നിങ്ങളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന്. ഒരു പാട് ഷെയര്‍ ചെയ്തു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്തായാലും ഞാന്‍ വിളിച്ചോളാം ട്ടോ. താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ

വീട്ടിലാണ്.

ഏതാണ് കട Corona Papers എന്ന പ്രിയദർശന്റെ ഒരു സിനിമയുണ്ട് അത് കാണുകയാ.

രസമുണ്ടോ പടം കാണാൻ? ഞാൻ കണ്ടിട്ടില്ല ഉച്ചക്ക് കാണണം. ആണല്ലേ പിന്നെ ഒക്കെ എങ്ങനെയാ? നല്ല അടിപൊളി പടമാണോ budget ആ നല്ല പടമാണെന്നാണ് reviews ലൂടെ എല്ലാം നമ്മൾ കണ്ടത്. പിന്നെ പ്രിയദർശൻ എന്നുള്ള മികച്ച ഒരു ഡയറക്ടർ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് പ്രതീക്ഷയുള്ളതാണ്. ഈ corona papers എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറോണ സീസണിനെ പറ്റീട്ടു ഒക്കെ ആയിരിക്കും അല്ലെ ആ കാലഘട്ടത്തെ പറ്റിയിട്ട് ആയിരിക്കും അല്ലെ? അല്ല അത് അല്ല ഇത് തമിഴിൽ ഇറങ്ങി സൂപ്പർ ഹിറ്റ് ആയിട്ട് തോട്ടകൾ എന്ന പടത്തിന്റെ remake ആയിട്ടാണ് പ്രിയദർശൻ ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്.

ആണല്ലേ ഞാൻ മറ്റേ ഇതിന്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ കൊറോണ കോറോണയെ പറ്റിയിട്ട് അപ്പൊ ഇത് കോറോണയെ പറ്റിയിട്ട് അല്ലല്ലേ. ഇത് എങ്ങനെയാണ് ഇതിന്റെ കഥ ഇടുന്നത് ഒന്ന് ചുരുക്കി വിശധികരിക്കാമോ? ഉച്ചക്ക് ശേഷമാണ് ഞാൻ കാണാൻ തിരുമാനിച്ചിട്ടുള്ളത് അതിനാൽ എനിക്ക് ഇതിന്റെ കഥ നേരെ അറിയില്ല. ആഹ് okay അങ്ങനെയാണല്ലേ okay പിന്നെ ഏതൊക്കെയാണ് പടങ്ങൾ നിങ്ങൾ കണ്ട പടങ്ങൾ ഏതൊക്കെയാണ് നല്ല ഈ രണ്ടായിരത്തി പതിനെട്ട് തീയേറ്ററിൽ പോയി കണ്ടിരുന്നോ? രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന മികച്ച ഒരു പടമാണെന്നാണ് reviews ഒക്കെ നമുക്ക് മനസിലാക്കിത്തരുന്നത്. ആണല്ലേ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല.

തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ടോ? കാണണമെന്നുണ്ട് മുസ്തഫ കാശിന്റെ ചെറിയ ഒരു ഇതുണ്ട്. തന്നെ ഇപ്പൊ ക്യാഷ് വന്നാൽ താങ്കൾ പോയി കാണുവോ? ഞാനും വരാം.

Okay okay ഇപ്പൊ ഏത് തിയേറ്ററിൽ ഒക്കെയാണ് ഓടുന്നത് ഈ പടം.

ശിവശക്തിയല്ലേ നമ്മുക്ക് എന്തായാലും ഒരുദിവസം പോയി നോക്കാം.

അതെ അതെ ആ വെള്ളപ്പൊക്കത്തിന് ഉണ്ടായ ജനങ്ങളുടെ പ്രശ്നവും തരണം ചെയ്ത പല സാഹസികമായ കാര്യങ്ങളുമെല്ലാം ജൂഡ് ആന്റണി സംവിധായകൻ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എല്ലാം വിശദമായി തന്നെ ഉണ്ടെന്നാണ് reviews എല്ലാം നമ്മളെ ഞാൻ ഇതിന് മുൻപ് ഞാനിപ്പോ പടങ്ങൾ ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പൊ ഒരു പഴേ ഒരു സീരീസ് ആണ് കാണാറുള്ളത് വൈകിങ്‌സ്‌ എന്ന് പറഞ്ഞ സീരീസ് താങ്കൾ കണ്ടിട്ടുണ്ടോ അത്? ആ ഞാൻ കണ്ടിട്ടുണ്ട് മികച്ച ഒരു സീരീസാണ് വൈകിങ്‌സ്‌ എന്നുള്ളത്. ആണല്ലേ നിങ്ങൾ മൊത്തം ഒൻപത് എത്രയുണ്ട് മൊത്തം കണ്ടോ അത് എപ്പിസോഡ് ഒൻപത് എപ്പിസോഡ് ഉണ്ട് അത് ഒമ്പതെണ്ണം കണ്ടോ?

ഞാൻ ഏകദേശം first season, first episose full ആകിയിട്ടുള്ളു അതെങ്ങനെയുണ്ട് അടിപൊളിയാണോ മൊത്തം? നമ്മൾ ഒരു സീസൺ കണ്ടാൽ തന്നെ അതിന്റെ പവർ എന്താണെന്നു നമുക്ക് മനസിലാകും അതിനുശേഷവും നമുക്ക് അത് കാണാൻ നമ്മളെ മനസ് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരു സീസൺ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ മറ്റൊരു എപ്പിസോഡ് കാണാൻ ഞാൻ ഒരു സീസൺ മൊത്തം ആകിയിട്ടില്ല അതിനു ശേഷം first season ഏകദേശം ഒരു എട്ടോ ഒൻപതു എപ്പിസോഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളു. ആഹ് അത് മുസ്‌തഫ കാണു അത് നമ്മെ വേറെ ഒരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു ദൃശ്യാവിഷ്കാരമാണത് ആണല്ലേ okay എന്തായാലും അടിപൊളി ഇനിയിപ്പോ എന്തായാലും കാണണം. ഇനി എനിക്ക് കാണേണ്ടത് ഞാൻ ഇങ്ങനെ ഒരു സീരിസിന്റെ ഫാൻ അല്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീരീസ് കാണുന്നത്.

അതിന്റെ പേര് എനിക്ക് ഓർമകിട്ടുന്നില്ല മുസ്തഫ. വളരെ മികച്ച ഒരു ഗെയിം ആയിരുന്നു അത് നമ്മളെ ഇങ്ങനെ കൊല്ലുക ഒക്കെ ചെയ്യും ആ ഗെയിം തോറ്റാൽ അതിന്റെ പേര് ഓര്മയില്ലല്ലേ?

അതെ അതെ ആദ്യാമായിട്ടും അവസാനമായിട്ടും കണ്ട ഒരു web series ഞാൻ വൈകിങ്‌സ്‌ അത് കഴിഞ്ഞിട്ട് money heist കണ്ടിട്ടുണ്ടോ താങ്കൾ money heist ഞാൻ ഒരു രണ്ടു സീസൺ കണ്ടു പക്ഷെ എനിക്ക് അത് അത്ര പിടിച്ചില്ല ഞാൻ ഒഴിവാക്കി. money heist ഇന്റെ കഥ എന്താണ് കട്ട് എടുക്കൽ ആണോ? ആഹ് അതെ അവർ ഓരോ robbery യും മായി നീങ്ങുകയാണ്. അവർക്ക് ഒരു ഉണ്ടാകും അദ്ദേഹത്തിന് കീഴിലായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. ഞാനിപ്പോൾ ആദ്യം വൈകിങ്‌സ്‌ തീർക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ മലയാളം മൂവിസിൽ ഇപ്പൊ അങ്ങെയൊരു ഏതൊക്കെയാണ് മലയാളം മൂവിസിൽ

മലയാളം മൂവിസിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിജയിച്ചത് എന്ന് പറയുന്നത് രോമാഞ്ചമാണ്. അതെ അതെ രോമാഞ്ചം. രോമാഞ്ചം നമ്മൾ തീയറ്ററിൽ പോയി കണ്ടതാണോ പടം?

അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നോ നമ്മൾ ആരൊക്കെയാണ് അന്ന് പോയത്? നമ്മൾ എട്ട് ഒൻപത് പേര് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെയാണല്ലേ കോളേജ്

അതെ okay സിനിമ സിനിമ പോയില്ലേ തിയേറ്ററിൽ നിന്ന് പോയില്ലേ.

okay ഇനി നിങ്ങൾ ഇപ്പൊ കാണാം കൊറോണ പേപ്പർസ് ആണ് അത് പിന്നെ netflix വഴിയാണോ അതോ പിന്നെ വഴി amazon prime ആണോ എങ്ങനെയാണ് കാണാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്.

ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ amazon prime വഴിയാണ് അല്ലെ നിങ്ങൾ അത് റീചാർജ് ചെയുന്നത് എത്ര മാസത്തേക്കാണ് ഒരു കൊല്ലത്തേക്ക് റീചാർജ് ചെയ്യുന്നതാണോ അതോ ഒരു മാസത്തേക്കാണോ റീചാർജ് ചെയ്യുന്നത്. ഞാൻ മാസത്തേക്കാണ് റീചാർജ് ചെയ്യുക. ഒരു മാസത്തേക്ക് അല്ലെ okay അതെങ്ങനെയുണ്ട് റീചാർജ് ചെയ്യാൻ എത്ര രൂപയാണ് വരുന്നത്? അത് ഇരുന്നൂറ് മുന്നൂറ്

ആഹ് അങ്ങനെയാണ് പിന്നെ ആഹ് ഫാമിലിയൊക്കെ ആയിട്ട് പടം കാണാൻപോകാറുണ്ടോ ഇല്ല ഞാൻ ഒറ്റക്കാണ് പോകുക ഒറ്റക്കാണോ താങ്കൾ പോകാർ ആഹ് ഒരിടക്ക് ഫ്രണ്ട്സുമുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഒറ്റക്കാകില്ലലോ.

okay പിന്നെ അവസാനം തീയേറ്ററിൽ പോയി കണ്ട പടം ഏതാണ്? അവസാനം രോമാഞ്ചത്തിന് പോയതാ. പിന്നെ പോയിട്ടില്ല. ആ പടം ഒന്ന് വിശധികരിച്ചുതരോ ഞാൻ കഥയൊക്കെ മറന്നു അപ്പൊ ആ പടത്തെ പറ്റി രോമാഞ്ചം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഒരുപറ്റം യുവാക്കൾ കാണിച്ചുതരുന്നത്.

അവയെ കാണിച്ചിട്ടുള്ളത് സൗബിൻ അതുപോലെതന്നെ പുതുമുഖ ഒരു മൂന്ന് നാല് പുതുമുഖ നടന്മാർ അതുപോലെതന്നെ പ്രധാനകഥാപാത്രമായ ചെമ്പൻ വിനോദ് അതുപോലെ തന്നെ അർജുൻ അശോകൻ എന്നിങ്ങനെയുള്ള പ്രധാന നടന്മാരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ആ പടത്തെ വേറെയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിന്റെ തിരക്കഥ തന്നെയാണ്. അതുപോലെതന്നെ സുഷിന് ശ്യാം എന്ന സിനിമയെ വേറെ ഒരു ലെവെലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു. അത് തീയതീയറ്ററിൽ തന്നെ experience ചെയ്യേണ്ട ഒരു പടമാണ് രോമാഞ്ചം എന്ന് പറയുന്നത് അതിന്റെ ഓരോ പാട്ടുകളും കേരളക്കരയാകെ ഒന്നടങ്കം തന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ ചെറിയ ഒരു ബഡ്ജറ്റിൽ ഒരുക്കിയിട്ടുള്ള സിനിമയാണ് രോമാഞ്ചം. അത് അമ്പതു നൂർ കോടിയിലേക്ക് എത്തിച്ചു എന്നത് എന്താ വളരെ അധികം വളരെ അധികം കേരളക്കരയെ വളരെയധികം കാരണം ഈ കൊല്ലം ഇറങ്ങിയ പല പടങ്ങളും disaster ആയിരുന്നു കേരളത്തിൽ. പൊന്നിയിൻ സെൽവം എന്ന പടം പത്തു കോടി പതിനൊന്നു കോടി എല്ലാം വാരിയിട്ടുണ്ട്. അതൊരു അന്യഭാഷാ പടമാണ് രോമാഞ്ചത്തിന്‌ ശേഷം കേരളക്കരയിൽ മികച്ച ഒരു വിജയം നേടാൻ കേരളത്തിലെ മറ്റു സിനിമകൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടു എന്ന സിനിമയാണ് രോമാഞ്ചത്തിന്‌ ശേഷം നല്ല ഒരു റിലീസ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് കൂടുതൽ കൊണ്ട് വരുന്നുണ്ട്.

ഏത്?

ആഹ് പൊന്നിയിൻ സെൽവം one എന്ന് പറയുന്നത് കൽക്കി എന്ന മികച്ച ഒരു തിരക്കഥാകൃത്തിന്റെ പൊന്നിയിൻ സെൽവം എന്ന കഥ. അത് കഥയാണ് അത് പലരെയും പല എത്രയോ എത്രയോ ആളുകൾ ആ കഥയിൽ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രധാനപെട്ടതാണ് തൃഷ അതുപോലെ തന്നെ

കാർത്തി ഉണ്ട് അതിൽ, ജയൻ രവി അതുപോലെ തന്നെ നമ്മുടെ വിക്രം അങ്ങനെ പല വിദേശി നടന്മാരും പല പ്രമുഖന്മാരും നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ ജയറാം അതുപോലെ ഐശ്വര്യ ലക്ഷ്മി അങ്ങനെ പല പ്രമുഖരും അതിൽ നടിച്ചിട്ടുണ്ട്. മികച്ച പ്രേക്ഷക സ്വീകരണം നേടിയിട്ടുള്ള

ഇപ്പോൾ തന്നെ ഇരുനൂറ്റി എൺപത് കോടിയെല്ലാം ആയി എന്നാണ് എന്റെ ഒരു കേട്ടറിവ്. ആണല്ലേ okay അതെന്തായാലും നന്നായി.

പൊന്നിയിൻ സെൽവം two ഞാൻ one ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് കണ്ടിട്ട് വേണം പൊന്നിൻ സെൽവൻ two ആണല്ലേ okay ഏറ്റവും ഇഷ്ടപെട്ട പടം ഏതാണ്?

ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ടത് പഴയ സിനിമകളാണ്. പഴയ സിനിമയുടെ നിലവാരം ഇപ്പോൾ എന്താ മലയാള സിനിമ കാരണം emotional ആയിട്ടുള്ള പല പടങ്ങളും പണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാം national award പോലെ പല അംഗീകാരങ്ങളും ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണല്ലേ അപ്പൊ താങ്കൾ ഒരു പഴയ old movies ഇന്റെ fan ആണ് ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ പഴയ ഞാൻ പൊതുവെ movies അങ്ങനെ കാണാറേ ഇല്ല. കമ്മിയാണ് ഞാൻ ഏകദേശം ഏതെങ്കിലും ഒരു hit പടം വന്നാൽ

അപ്പൊ അതൊന്ന് കാണാൻ ശ്രമിക്കണം സമയമുണ്ടെങ്കിൽ മാത്രമേ അതിനി കാണാൻ പറ്റുള്ളൂ കാണു.

പിന്നെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപെട്ടിട്ടുള്ള നടന്മാർ ആരൊക്കെയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട നടൻ എന്ന് പറയുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ദുൽഖുർ സല്മാനെയാണ് എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടം അതുപോലെ തന്നെ നമ്മുടെ ഫാസിലിക്കയുടെ മകൻ ഫഹദ് ഫാസിൽ.

ആണല്ലെ എനിക്ക് എനിക്കും ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ് ദുൽഖുർ സൽമാൻ. പിന്നെ അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ എന്നൊക്കെ ഉള്ളവരാണ് ഉം

തമിഴ് പടം ഞാൻ കാണാറുണ്ട്. നല്ല പല സിനിമകളും തമിഴ ഇൽ നിന്ന് release ആകാറും ഉണ്ട് ഏറ്റവും അവസാനം കണ്ട പടത്തെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? അത് എന്താണ് കഥ എന്ന് പറയാമോ? ഞാൻ അവസാനമായി തമിഴിൽ നിന്ന് കണ്ടത് വാത്മി എന്ന ഒരു സിനിമയാണ്. ധനുഷ് നായകനായ ധനുഷാണ് എനിക്ക് തമിഴിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപെട്ട നടൻ ധനുഷാണ്. അദ്ദേഹത്തിന്റെ acting വളരെയധികം

ധനുഷ് അതിനു അദ്ദേഹത്തിന്റെ പടങ്ങൾ എല്ലാം ഞാൻ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ അസുരൻ അതുപോലെതന്നെ വീട്ടിൽ അദ്ദേഹത്തിന്റെ എന്നിവയെല്ലാം national award ഇൽ പോലും യോഗ്യത നേടിയ പടങ്ങളാണ്. അതുപോലെ തന്നെ ആടുകളം ആടുകളം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന് national award കൊണ്ടുവന്ന പല സിനിമകളാണ്

വാത്തി എന്ന പടം വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു പടമാണ്. വ്യത്യസ്തമായ രീതിയിൽ കാണുകയും അവരോട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ അതുപോലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് private school കൾ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത് private schol കളിൽ മാത്രമാണെന്ന വ്യാചേന പല പ്രമുഖ ആളുകളും സർക്കാർ സ്കൂളുകളെ തഴം താഴ്ത്തുന്ന ഒരു തരത്തിലേക്ക് വാത്തി എന്ന പേരിൽ ഒരു അധ്യാപകനായിട്ടാണ് ധനുഷ് എന്ന നടൻ കടന്നുവന്നിരുക്കുന്നത് ഈ സിനിമയിൽ അദ്ദേഹം പല കുട്ടികളെയും നല്ല നിലയിലേക്ക് നല്ല ഗ്രേഡുകളിലേക്ക് എത്തിക്കാൻ സർക്കാർ സ്കൂൾ മുകേന അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തെ തരം താഴ്ത്താൻ അദ്ദേഹത്തെ ഈ ഗവെർന്മെന്റ് ഇല്ലാതാക്കാൻ private school കളിലെ മുഖ്യ വലിയ ആളുകൾ നടത്തുന്ന പ്രവത്തനങ്ങളെയും അവയെല്ലാം അതിജീവിച്ചു ധനുഷ് ആ ഗ്രാമത്തിലെ പല ചെറിയ കുട്ടികളെയും ക്യാഷ് ഇല്ലാത്ത പാവങ്ങളായ കുട്ടികളെ വലിയ നിലകളെ കളക്ടർ എന്ന സ്ഥാനത്തേക്ക് കൂടി എത്തിക്കുന്ന വിദ്യാഭ്യാസം നൽകാൻ ധനുഷിന് ഈ സിനിമയിൽ സാധിക്കുന്നു. വിധ്യാബ്യാസത്തിന്റെ പ്രാധ്യാനത്തെ കുറിച്ചാണ് വാത്തി എന്ന സിനിമ. അങ്ങനെയാണല്ലേ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആണല്ലേ പറയുന്നത്. അപ്പൊ ട്വിസ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടാവൂല അല്ലെ. ഇങ്ങനെ ട്വിസ്റ്റ് അതുപോലെ ക്ലൈമാക്സ് രോമാഞ്ചം വരൂലേ അങ്ങനത്തെ പടങ്ങളാണ് എനിക്കിഷ്ടം. എനിക്ക് അങ്ങനത്തെ thrill പടങ്ങൾ വളരെ അധികം ഇഷ്ടമാണ്. എനിക്ക് ഒന്ന് കൂടി ഇഷ്ടം story based സിനിമകളാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം. ആണല്ലേ story based okay താങ്കൾ പിന്നെ ആഹ് രോമാഞ്ചം കണ്ടു അല്ലെ. രോമാഞ്ചം അടിപൊളി പടമാണ്. അതഅതൊരു second part വരുന്നില്ലേ?

അങ്ങനെയാണെല്ലേ okay താങ്കൾ ചതയം എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ?

ചതയം എന്ന സിനിമ മോഹൻലാലിന്റെ ഒരു സിനിമയാണ്. ശരിക്കും ഒരു interview ഇൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പലജനങ്ങളും ആ സിനിമ കണ്ട ശേഷം എന്നോട് ആവശ്യപ്പെട്ടു ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മോഹൻലാലിന് പല ആളുകളൂം ആവശ്യപ്പെട്ടു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും വികാരഭരിതത്തിലൂടെയാണ് ആ സിനിമ കടന്നുപോയികൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ആ സിനിമയിൽ ഒരു orphan ആണ് അനാഥാലായത്തിൽ ജീവിച്ചു ഒരു അച്ഛൻ മുകേനെ ഒരു പണി ചെയുന്ന ചെയ്യുന്ന ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹത്തിന് ഒരു റൂം എടുത്ത് അപ്പുറത്ത് ഒരു രണ്ടു മൂന്ന് കുട്ടികൾ രണ്ടു മൂന്ന് പെണ്കുട്ടികൾ ഒരു വേശ്യാലയത്തിൽ

ആവശ്യങ്ങൾക്കും വേണ്ടി വെള്ളം കൊണ്ടുവരാൻ അവരെ ഏൽപ്പിക്കുന്നു അവർ വെള്ളം കൊണ്ടുവരുമ്പോൾ അവർക്ക് കുറഞ്ഞ പൈസ അവർക്ക് നൽകുകയും അത് അവരുടെ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് ഉപയോഗിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത് അതിനുശേഷം അതിലെ വലിയ കുട്ടി മറ്റൊരുത്തന്റെ ചതിയിൽ പെട്ട് അവർ അവളുടെ ജീവിതം നശിപ്പിക്കുകയും അതിനു ശേഷം അദ്ദേഹം

അതിനുശഷം അദ്ദേഹം തൂക്കികൊല്ലാൻ വിധിക്കപെട്ട അദ്ദേഹത്തിന്റെ ആ വലിയ ആ കുട്ടിയെ നശിപ്പിച്ച ആളെയും അദ്ദേഹം കൊല്ലുകയും മറ്റു രണ്ടു പെൺകുട്ടികളെ കഴുത്തറുത്തു കൊല്ലുകയും നിൽക്കുന്നതായാണ് നമ്മൾ ആ ഏതൊരു നിമിഷവും തൂക്കിലേറ്റപ്പെടുന്ന ഒരു പ്രതിയായിട്ടാണ് അദ്ദേഹത്തെ കാട്ടുന്നത് കണ്ണൂർ center jail ഇൽ ആയാണ് അദ്ദേഹത്തെ അദ്ദേഹം വളരെയധികം ആക്ട് ചെയ്ത ഒരു പടമാണ് ഇത് അതിൽ. എന്താ തിലകനും അദ്ദേഹം വളരെ അധികം effort എടുത്ത ഒരു സിനിമയാണ് അത് നമ്മെ ഏവരേയും കണ്ണ് നനപ്പിക്കുന്ന ഒരു സിനിമകൂടിയാണ് ചതയം. ആണല്ലേ okay എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പഴയെ സിനിമകളിൽ കാണുന്ന ഒരു മോഹൻലാലിന്റെ ഇപ്പൊ കാണാൻ പറ്റില്ല അല്ലെ ഞാൻ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇറങ്ങിയ പടങ്ങളായാ ആറാട്ട് പിന്നെ നമ്മുടെ പഴയ ഒരു മോഹൻലാലിനെ നമുക്ക് ഇനി തിരിച്ചു പഴയ ഒരു മോഹൻലാലിനെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഒരു അദ്ദേഹം നല്ല ഒരു സിനിമ തിരഞ്ഞെടുക്കാത്തതു കൊണ്ടാണോ അതോ വയസ്സായതുകൊണ്ടാണോ physically ചില ആൾക്കാർക്ക് വയസ്സാകുമ്പോൾ സിനിമയിൽ അഭിനയഅഭിനയിക്കാൻ കഴിയൂല പിന്നെ mentally തളരുമ്പോളോ അല്ലെങ്കിൽ പിന്നെ നല്ല ഒരു സിനിമ നല്ല ഒരു character കിട്ടാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് മികച്ച ഒരു സിനിമ കിട്ടാത്തതിന്റെ കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മികച്ച ഒരു വേഷം കിട്ടാത്തതിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? അതിന്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ choice മാത്രമാണ്. ഒരു സമയത്തു ഒരു സിനിമ എങ്ങനെടുക്കണം അതിനെ എങ്ങനെ വികസിപ്പിക്കണം ഏതു തരം കഥകൾ എടത്താൽ വിജയിക്കൂ എന്ന ഒരു ബോധമുണ്ടെങ്കിൽ ഏതൊരു നടനെക്കാളും കൂടുതൽ ഉയരത്തിൽ എത്താൻ കല്പുള്ള മികച്ച ഒരു നടനാണ് മോഹൻലാൽ എന്നുള്ളത്. അത് മമ്മൂട്ടിയെ പോലെ അദ്ദേഹത്തിന് അറിയില്ല. കാലം കൂടുന്തോറും നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന പദം ഇതിനെ അനര്ഥമാക്കുന്നതാണ്. മോഹൻലാലിന് അറിയില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അദ്ദേഹം പഴയ സംവിധായകർക്കും പുതുമുഖ നടന്മാർക്ക് ഡേറ്റ് കൊടുക്കാതെ പഴയ സംവിധായകന്മാർക്ക്